ഹലോ നമസ്കാരം നവ്യ

എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ? നല്ല വിശേഷങ്ങൾ.അവിടെ എന്തൊക്കെ?

പൊതുഗതാഗതത്തിന്റെ ജീവിതത്തിലുള്ള എഅ ഒരു കാര്യങ്ങളെ പറ്റി ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു.എന്താണ് പൊതു ഗതാഗത പൊതുഗതാഗതത്തെ പറ്റിയുള്ള പൊതുവായ ഒരു അഭിപ്രായം നവ്യയ്ക്ക് ? പൊതുഗതാഗതം വളരെ അധികം ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ ഏഹ് എന്താ എല്ലാവർക്കും യാത്ര ചെയ്യനായിട്ട് സൗകര്യമായ ഒരു ഒരു യാത്ര

അത് ശരിയാണ് . ഇപ്പോൾ കാശ് ലാഭം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് നിലവിലുള്ള ഇന്ധനങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് വളരെ വളരെ വിലക്കയറ്റത്തിലൂടെയാണ് കടന്നു പോകുന്നത്.ഒരു സാധാരണക്കാരന് ഒരിക്കലുംതാങ്ങാവുന്നതിലും അപ്പുറമാണ് . അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ കൂടുതലായും പൊതുഗതാഗതത്തിനെ ആശ്രയിക്കേണ്ടി വരുന്നത് ഒരു തരത്തിൽ ഗതികേടാണ് നമ്മുടെ പക്ഷേ കൂടുതൽ എന്ന് വച്ചാൽ പ്രകൃതിക്ക് കൂടുതൽ അനുയോജ്യമായ ഒരു രീതി എന്ന് പറയുന്നത് പൊതുഗതാഗതം തന്നെയാണ് .

ഈ ഇങ്ങനെ ഒരുമിച്ച് പോകുമ്പോൾ അത്രേ അത്രേയും പേരുടെ ഒരുമിച്ച് പോകുമ്പോളുള്ള എഅ ഒരു പ്രകൃതിക്കുള്ള ആഘാതം വളരെ കുറവായിരിക്കും . ഇപ്പോൾ ഒരാൾ അയാളുടെ സ്വകാര്യ വാഹനത്തിൽ പോകുന്നതിന് അത്രയും കൂടുതൽ പ്രകൃതിക്ക് ആഘാതം ഉണ്ടാകും . അപ്പോൾ അതിനേക്കാൾ നല്ലത് എന്തുകൊണ്ടും പൊതുഗതാഗതം ഉപയോഗിക്കുന്നത് തന്നെയാണ്. പിന്നെ കാശും കുറവാണ് . അപ്പോ ഇതിനെ പറ്റി എന്താണ് അഭിപ്രായം ? അതെ എ എന്റെ അഭിപ്രായത്തിൽ പൊതുഗതാഗത്തിൽ പോണതാണ് ഏറ്റവും നല്ലത് കാരണം നമ്മുടെ സ്വകാര്യ വാഹങ്ങൾ ഉപയോഗിച്ച് പോവുമ്പോൾ പോകുമ്പോൾ അതിന്റെതായ തെരക്ക് നമ്മുക്ക് റോഡിലൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. ഏഹ് ഭയങ്കര തെരക്കായിരിക്കും നമ്മൾ വിചാരിക്കുന്ന സമയത്ത് എത്താറില്ല മിക്ക സ്ഥലങ്ങളിലും ഞാൻ ആണെങ്കിൽ ഇപ്പോൾ എന്റെ വിദ്യാലയത്തിൽ പോവാനായിട്ട് ഞാൻ എന്റെ സ്വകാര്യ വാഹനമാണ് ഉപയോഗിക്കുന്നത് പക്ഷെ ഞാൻ എഹ് ബസ്സിനൊക്കെ വന്നിരുന്ന സമയത്ത്

എന്താ നമ്മുക്ക് എ പുതിയതായിട്ട് കൊറേ എ വൈതിഥിയുടെ വാഹനങ്ങൾ എറങ്ങുന്നുണ്ട്.അപ്പൊ പക്ഷെ വൈതിഥിയുടെ വാഹനമായാലും ഈ ഇന്ധനം ഓടിച്ച് പോവുന്ന വാഹനമായാലും ഏഹ് രണ്ടും നമ്മുടെ പ്രകൃതിയിൽ നിന്നും എടുക്കുന്ന എഹ് സാധനങ്ങളാണ് അപ്പൊ അതിൽ നിന്നും നമ്മുക്ക് വളരെ എഹ് ഏറ്റവും ലാഭമെന്ന് എനിക്ക് തോന്നുന്നത് എഹ് പൊതുഗതാഗതം തന്നെയാണ്. ആണല്ലെ ?ഇപ്പോ ഇന്നു പൊതുഗതാഗതം ശരിക്കും ഒരു ആവശ്യം കൂടി ആയിരിക്കുകയാണ് . കാരണം എന്താണു വച്ചാൽ ഇപ്പോൾ നവ്യ പറഞ്ഞത് പോലെ തന്നെ ഇപ്പോൾ വൈദ്യുതി ഉള്ള ഏ ഏ വാഹനങ്ങള് ഇറങ്ങുന്നുണ്ട് ഇപ്പോൾ . അതിന്റെ തുടക്ക ഘട്ടത്തിലാണ് എങ്കിൽ പോലും ഇറങ്ങുന്നുണ്ട് . ഏ ഇരുചക്ര വാഹനങ്ങൾ ആയാലും നാല് ചക്ര വാഹനങ്ങൾ ആയാലും ചെറിയ രീതിയിൽ ഇറങ്ങുന്നുണ്ട് . പക്ഷേ ഇപ്പോഴും കൂടുതൽ അതിപ്രസരം റോഡുകളിലും കാര്യങ്ങളിലുമൊക്കെ അതിപ്രസരമായി നിൽക്കുന്നത് അല്ലാതെ ഉള്ള വാഹനങ്ങൾ തന്നെയാണ് . എണ്ണ അടിച്ച് പോകേണ്ട വാഹനങ്ങൾ തന്നെയാണ് . അപ്പോ അതിന് പ്രകൃതിക്കുള്ള ആഘാതം വളരെ കൂടുതലുമാണ് . ഇത് ഈ പ്രകൃതിയിലുള്ള ഇന്ധനങ്ങൾ എന്ന് പറയുമ്പോ ഒരു സമയം കഴിയുമ്പോ ഇത് തീർന്നു പോകുമല്ലോ അപ്പോ അത് തീർന്നു പോകുന്നത് വരെ നമുക്കിത് ഉപയോഗിക്കാൻ കഴിയുള്ളു . അപ്പോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോ നമ്മൾക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വച്ചാൽ ഇത് ഉപയോഗിക്കുന്ന ഒരു ആ ഒരു അളവ് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോ നമ്മൾ പലരുമായി ഈ യാത്ര പങ്കിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു പൊതുഗതാഗതം യൂസ് ഉപയോഗിക്കുമ്പോൾ

അതെ അതെ പ്രകൃതിക്ക് നമ്മൾ നമ്മൾ വളരെ അധികം ഒരു ഉപകാരമാണ് ചെയുന്നത് ഇപ്പോൾ നമ്മൾ എഹ് ഈ ബസിനൊക്കെ പോവുകയാണെങ്കിലും നമ്മുടെ എഹ് റോട്ടിലുള്ള ഈ തെരക്കൊക്കെ മാറാൻ വളരെ അധികം സമയം എടുക്കും അത് മാത്രമല്ല ഈ പാവപെട്ട വീട്ടിലൊക്കെ അവരൊക്കെ എല്ലാവരും ബസിൽ തന്നാണ് ഏഹ് സഞ്ചരിക്കുന്നത് അത് അത് അവർക്ക് പറ്റുന്ന ആകെയുള്ള ഒരു വഴി പൊതുഗതാഗതം തന്നെയാണ് അപ്പോൾ നമ്മൾ ഏഹ് മിക്കവരും ഈ ഇഹ് സ്വകാര്യ വാഹന ഈ വാഹനങ്ങൾ ഒഴിവാക്കി പൊതുഗതാഗത്തിൽ പോണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് പിന്നെ അത് കൂടാണ്ട് ഇപ്പോൾ നമ്മുക്ക് പോവാൻ ഈ നമ്മളെ പ്രകൃതിയെ ഒക്കെ പരിഗണിച്ച് കൊണ്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മക്ക് എഹ് സൈക്കളിൽ പോകാവുന്നതാണ്. പിന്നെ ഉള്ളത് ഏഹ് ഉം ഏഹ് നമ്മുക്ക് നടന്നും പോവാങ്ങാണ്. പക്ഷെ നടന്ന് പോവാൻ നമ്മുക്ക് എല്ലാ സലത്തേക്കും പോവാൻ കഴിയുന്നത് അല്ല അതുപോലെ തന്നെ ഏഹ് പൊതുഗതാഗതമാണ് ഞാൻ എഹ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അതേ അതേ . എനിക്ക് തോന്നുന്നത് ഇപ്പോൾ സ്വകാര്യ വാഹനങ്ങൾ വല്ലാതെ കൂടുന്നുണ്ട് . അതിലൊരു കാരണം എന്തെന്ന് വച്ചാൽ ഇത് നമ്മുടെ ഒരു നിലവാരത്തെ കാണിക്കുന്ന നിലവാര സൂചിക ആയിട്ട് മാറുന്നതും ഒരു കാരണമാണ് . ഇപ്പോൾ നമ്മൾ ആവശ്യമില്ലെങ്കിൽ പോലും നമ്മൾ സ്വകാര്യ വാഹനങ്ങൾ എടുക്കുന്നു . കാരണം ഒരു സ്വകാര്യ വാഹനം ഇല്ലാത്ത ആളെ മറ്റുള്ളവര് പുച്ഛിച്ച് ഈ സമൂഹത്തിൽ പുച്ഛത്തോടെയാണ് കാണുന്നത് എന്നുള്ള ഒരു തെറ്റായ ധാരണ കൊണ്ടാണ് .

ഇപ്പോൾ നമ്മൾ ഒരു സ്വകാര്യ വാഹനത്തിൽ അത് ഇരു ചക്ര വാഹനമായാലും നാല് ചക്രമുള്ളതായാലും ഇപ്പം നമ്മൾ എന്തൊക്കെ നോക്കണം . ആ വണ്ടി ഇടിക്കുമോ എന്ന് നോക്കണം ആ അതിന് മര്യാദക്ക് പരിപോഷിപ്പിച്ച് നിലനിർത്തണം. കാര്യങ്ങൾ എല്ലാം ചെയ്യണം .

ഒരു സ്വകാര്യ വാഹനത്തിലേക്ക് പോകണ്ട ആവശ്യമുളളു എന്നാണ് എന്റെ ഒരു അഭിപ്രായം . അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ പൊതുഗതാഗതം വളരെ വളരെ മിച്ചപ്പെട്ടിരിക്കുകയാണ് . പണ്ടത്തത് പോലെയൊന്നുമല്ല . അപ്പോൾ നമ്മൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകുവാൻ പോകണമെന്നുണ്ടെങ്കിൽ പൊതുഗതാഗതം നിശ്ചയമായും നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് . ഇപ്പോൾ എനിക്ക് ഇവിടന്നു വേറെ ജില്ലയിലേക്കൊ വേറെ സംസ്ഥാനത്തേക്കോ എവിടെ വേണമെങ്കിലും ഈ ഭാരതം മുഴുവൻ കറങ്ങാൻ പൊതുഗതാഗതം മാത്രം മതി എന്നാണ് എന്റെ ഒരു അഭിപ്രായം . അതെ അതെ കഴിഞ്ഞ എടക്ക് ഞാൻ ഒരു വാർത്ത അറിഞ്ഞിരുന്നു നമ്മുടെ കേരളത്തിലാണ് എല്ലാ സ്ഥലങ്ങളും എന്താ കൂട്ടിയോജിപ്പിക്കുന്ന പൊതുഗതാഗതംമുണ്ടെന്നുള്ള ഒരു വാർത്ത ഞാൻ അറിഞ്ഞിരുന്നു അപ്പോൾ പക്ഷെ ഏ എൻ പിന്നെ വേറെ ഒരു വാർത്ത അരിഞ്ഞെതെന്താന്ന് വെച്ചാലി കെഎസ്ആർട്ടിസിയൊക്കെ ഇപ്പോൾ വളരെ അധികം നഷ്ട്ടത്തിലാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു ഈ ആളുകളൊക്കെ ഈ സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് കാരണം ഏഹ് എന്താ വളരെ അധികം ഏഹ് ഈ നഷ്ട്ടത്തിൽ ആവുന്നത് കാരണം അത് നമ്മുടെ എഹ് സർക്കാറിനും വളരെ ദോഷകരമായി മാറികൊണ്ടി രിക്കുകയാണ്.

പൊതുഗതാഗതം ചിലപ്പോൾ അതിന്റെ ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് പൊതുഗതാഗതത്തിന്റെ ഇപ്പോൾ നമ്മൾ നമ്മുടെ തീവണ്ടികളൊക്കെ എടുക്കുകയാണെങ്കിൽ തന്നെയും അതിലൊക്കെ വൃത്തി വളരെ കുറവാണ് . ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ബസുകളും എന്ന് വച്ചാ കെ എസ് ആർ ടി സി സർക്കാരിന്റെ ബസുകളൊക്കെ ചില സാഹചര്യങ്ങളിലെങ്കിലും അതിനൊക്കെ വൃത്തി വളരെ കുറവാണ് . അപ്പോ എനിക്ക് തോന്നുന്നത് സർക്കാരിന്റെ കൂടെ ചെറിയ ഒരു ഭാഗം തെറ്റ് അതിലുണ്ട് . കാരണം ഇവർ ഇത് മര്യാദയ്ക്ക് നോക്കുന്നില്ല . എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഇതാക്കുകയാണ്. അപ്പോൾ കൂടുതലും കുറച്ചെങ്കിലും ഒരു വൃത്തിയും സൌകര്യവും ആഗ്രഹിക്കുന്ന ആൾക്കാര് മിക്കവാറും

നമുക്ക് ഇന്നു കാണാൻ സാധിക്കുന്നുണ്ട് . അപ്പോൾ സർക്കാർ ഇടപെട്ട് കൂടുതൽ ഇതിനെ മെച്ചപ്പെടുത്താൻ ഒരു ശ്രമം നടത്തുകയാണെങ്കിൽ ഒരു പക്ഷേ പൊതുഗതാഗതത്തിനോടുള്ള ആൾക്കാരുടെ ഈ വിമുഖത ഒന്ന് മാറിക്കിട്ടാൻ സാധ്യതയുണ്ട് . അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം ? അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടോ പൊതുഗതാഗതത്തിൽ അതെ അതെ അത് വളരെ വലിയൊരു പ്രേശ്നമാണ് പറഞ്ഞത് ഇപ്പോൾ സർക്കാർ എഹ് അനുവദിചിരിക്കുന്ന പൊതുഗതാഗതം ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ യാത്ര ചെയുമ്പോൾ നമ്മൾക്ക് വളരെ അധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ ആണെങ്കിൽ പോലും ഏഹ് വിദ്യാലയത്തിൽ പഠിക്ക്ണ സമയത്ത് യാത്ര ചെയ്തിരുന്ന സമയത്താണെങ്കിൽ എഹ് ഞാ ഇവിടെ ഇഹ് വിദ്യാർത്ഥികൾക്ക് എഹ് കൊടുക്കേണ്ട പൈസയുടെ കാര്യത്തിൽ തന്നെ വളരെ അധികം ഏഹ് പ്രേശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പോയ സമയത്ത് എഹ് ചൻ ഞങ്ങൾ എല്ലാവരും ഏഹ് എഹ് എൻ്റെ കൂടെ പഠിച്ച വിദ്യാത്ഥികൾക്ക് എല്ലാവർക്കും ആ പ്രെശ്നം നേരിട്ടിട്ടുണ്ട് കൊടുക്കേണ്ട പൈസ ഞങ്ങൾക്ക് എളവ് തരില്ലായിരുന്നു അപ്പോൾ അങ്ങനത്തെ പ്രേശ്നങ്ങൾ കാരണം ഏഹ് കൊറേ പേര് എന്താ എഹ് കൊറേ കഷ്ട്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ട്.എഹ് നിനക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവമുണ്ടായിട്ടുണ്ടോ? ആ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ എനിക്കും ഉണ്ടായിട്ടുണ്ട് . ശരിയായ രീതിയിൽ ഇളവുകൾ കൊടുക്കേണ്ടിയിരുന്ന വിദ്യാർഥികൾക്ക് പോകാൻ മിക്കവാറും കാരണം അവർക്ക് ഒരു വരുമാന സ്രോതസ്സ് ഇല്ലാത്തത് കൊണ്ടും ഏ

അപ്പോൾ ഇങ്ങനെയുള്ള പൊതുഗതാഗതത്തിൽ മാത്രമേ അത് സാധ്യമായിട്ടുള്ളൂ. അപ്പോ ചെറിയ രീതിയിലുള്ള ഇളവുകളൊക്കെ സർക്കാർ കൊടുക്കുന്നുണ്ടെങ്കിലും അതിന്റെ നടപ്പിലാക്കൽ അല്ലെങ്കിൽ യഥാർഥ ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് വളരെ വളരെ ശോചനീയമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്ന് പോകുന്നത് . ഇതിലൊക്കെ ഇങ്ങനെ പറയുന്ന എല്ലാ കാര്യങ്ങളിലും സർക്കാർ ശക്തമായ നിലപാടുകൾ എടുത്തില്ലെങ്കിൽ മുമ്പോട്ടുള്ള കാര്യങ്ങൾ വഷളാകുമെന്ന് തന്നെയാണ് എന്റെയും അഭിപ്രായം . അതെ അതെ അപ്പോൾ ഇങ്ങനത്തെ കൊറേ പ്രേശ്നങ്ങൾ അല്ലാണ്ട് എഹ് നേരിടുന്നത് ഈ സർക്കാർ ഈ പൊതുഗതാഗതം ഉം മര്യാദക്ക് നോക്കുന്നില്ല അത് ആ ആൽബർട്ട് പറഞ്ഞപോലെ വളരെ വലിയൊരു കാര്യമാണ്.

വണ്ടി ഓടിക്കുന്ന ആളുടെ അശിർധത്വം അശ് അശ്രദ്ധ കുറവ് അങ്ങനെ പല രീതിയിലുള്ള പ്രേശ്നങ്ങൾ കാരണം അച്ഛനമ്മമാർ ഇവരെ എഹ് പൊതുഗതാഗത്തിൽ വിടാൻ വളരെ അധികം മടിക്കുന്നുണ്ട്.

ഭാഗമായിട്ടാണ് ഇങ്ങനത്തെ ഉള്ള ആശ്രദ്ധകൾ കൂടുതൽ ഉണ്ടാകുന്നത് എന്നാണ് . ഇപ്പോൾ ഈ പൊതുഗതാഗതത്തിൽ സാധാരണഗതിയിൽ വരുന്ന വണ്ടി ഓടിക്കുന്ന ആൾക്കാരെ കൂടുതൽ

ഇത്രയേറെ വർഷത്തിലധികമുള്ള ജോലി ചെയ്തിരിക്കണം . അങ്ങനെ ഉള്ള ചില നിബന്ധനകൾ വച്ചാൽ തന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അശ്രദ്ധ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എന്റെ ഒരു വിശ്വാസം. പക്ഷേ അത് ചെയ്യുന്നില്ല. അപ്പോൾ അത് ചെയ്യാതെ ഇരുന്നാൽ ഇപ്പോൾ ആൾക്കാർക്കുള്ള പൊതു ഇങ്ങനത്തെ വാഹനനങ്ങളോടുള്ള ആ ഒരു വിരക്തി കൂടുകയെ ഉള്ളു . ആ അതെ അതെ അപ്പോഴാണെങ്കിൽ പിന്നെയുള്ള പ്രെശ്നം എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എഹ് ഈ ഇ തെരക്ക് കരണമുണ്ടാവുന്ന വളരെ അധികം പ്രേശ്നമുണ്ട് ഈ നിയമങ്ങൾ മര്യാദക്ക് പാലിച്ച് പോവാത്തതായിട്ടുള്ള കൊറേ പ്രേശ്നങ്ങളുണ്ട്. ഈ തെരക്ക് കാരണം എഹ് ഓരോ സ്ഥലത്ത് കറ ഒര് വിജാരിക്കുന്ന സമയത്ത് എത്താത്തതിനുള്ള പ്രേശ്നങ്ങൾ വളരെ അധികം കാരണം കൊറേ പേര് എഹ് ഈ പൊതുഗതാഗതം ഉപയോഗിക്കാണ്ടിരിക്കുന്നുണ്ട് എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ അമ്മയോ അച്ഛനോ ആയാലും പോലും അവര് സ്വകാര്യ വാഹങ്ങൾ ഉപയോഗിക്കുന്നത് അവർക്ക് എഹ് അവര് വിജാരിക്കുന്ന സമയത്ത് അവർക്ക് പോവാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് എത്താൻ സാധിക്കുന്നില്ല ഇപ്പോൾ ഈ ബസിലൊക്കെ പോവുകതന്നെയാണെങ്കിലും ആ അതിൽപോ പോവുകയാണെങ്കിൽ അവർക്ക് ആ വിചാരിക്കുന്ന സമയത്ത് എത്താൻ കഴിയാത്തതുകൊണ്ടാണ് അവർ എഹ് സ്വകാര്യ വാഹങ്ങൾ ഉപയോഗിക്കുന്നത്. അതേ അതേ ശരിയാണ് . അപ്പോ കാര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തി കൂടുതൽ കാര്യക്ഷമമാക്കാൻആണ് സർക്കാർ ശ്രമിക്കേണ്ടത്. ഇപ്പോൾ ഒരു തീവണ്ടിയിൽ പോകുകയാണെങ്കിൽ പോലും പലപ്പോഴും ഇരുപത് മണിക്കൂറോ അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിന് മുകളിൽ തന്നെ ഏഏ ഈ തീവണ്ടികൾ വൈകി വരുന്ന ഒരു അവസ്ഥയൊക്കെ നമുക്ക് കാണാം . പക്ഷേ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഒരിക്കലും അത് അതിനെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ സർക്കാർ ശക്തമായ നിലപാട് എടുക്കണമെന്ന് തന്നെയാണ് എന്റെ ഒരു ആഗ്രഹവും പക്ഷെ ഇതിലും കുറെ നല്ല കാര്യങ്ങളുണ്ട് നമ്മുടെ ഈ എഹ് തീവണ്ടിയിലൊക്കെ പോവുകയാണെങ്കിൽ കൊറേ ആളുകളെ നമ്മുക്ക് ഒരേ സമയത്ത് പല സ്ഥലത്ത് എത്തിക്കാനിയിട്ട് സാധിക്കുന്നുണ്ട് വളരെ ചുരുങ്ങിയ എഹ് കാഷും നമ്മുക്ക് എഹ് വേണ്ട സ്ഥലത്ത് പോവാൻ കഴിയുന്നുണ്ട് നമ്മുക്ക് ഈ ഭാരതമാകെ ചുറ്റാനും ഈ പൊതുഗതാഗതം കൊണ്ട് സാധിക്കുന്നുണ്ട്. ആ അത്ശെരിയാണ് പക്ഷേ കൂടുതൽ കാര്യക്ഷമമാക്കാനും സർക്കാർ ശ്രമിക്കണം. എങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് നേരിട്ട് കാണുമ്പോൾ സംസാരിക്കാം അല്ലേ ? ആ ശരി ആൽബർട്ട് നേരിട്ട് കാണുമ്പോൾ സംസാരിക്കാം.